എനിക്കേറ്റവും ഇഷ്ട്ടപെട്ടന്നു പറഞ്ഞന്നേരം നടക്കലും വ്യായാമോ യോഗയാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വല്യ കാര്യണ് നമ്മ രാവിലെണീ ച് food കഴിക്കാ അന്നേരം ഭക്ഷണോന്ന് പറയാന്നേരം നമ്മടെ ഈ പഞ്ചസാര level നമ്മുടെയി ചോരയിൽ കൂടിയിരിക്കണെന്ന് നമ്മ

കാരണം പണ്ട് പണ്ട് പണ്ടു നൂറുനൂറുനൂറ്റാണ്ട് കാലംവരെ നമ്മൊരാൾ എണീക്കിയ നമ്മക് വേണ്ടിയിള്ള food നമ്മ ഇങ്ങനെ എവിടുന്നെലൊക്കെ ആൾക്കാരെ പണ്ട് പണ്ടത്തെ കാര്യം പറയാൻ വന്നേല്ലേ തനിക്ക് പണ്ട് പണ്ടത്തെ കാര്യങ്ങൾ അവർ ചെയ്തെന്നാണറിയാവോ പണ്ട് പണ്ടത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുക അതുകൊണ്ട് അവർക്കു vitamin d എന്നുള്ള കാ പണ്ട് പണ്ടൽക്കാർക്ക് അത് കൊണ്ടെന്നവർ വ്യായാമത്തിന് പോകുന്ന കാരണ അവർ എപ്പോഴും എന്താ പറയാ അവർക്ക് ആരോഗ്യം കൂടുതലായത് കാരണം അവർ ഏത് നേരവും വീട്ടിനകത്തായിരിക്കും അവർ ഉച്ചക്ക് വീടിനകത്തായിരിക്കും രാവിലെ പണിക്ക് പോകെങ്കിലും ഉച്ചയ്‌ക് വീട്ടിനകത്തായിരിക്കും വെയ്കുന്നേരം പണിക്ക് പോകും രാത്രി കിടന്നുറങ്ങും അത് കാരണവരുടെ ആരോഗ്യം വെയിൽ കൊള്ളുന്നത് കാരണം ഏറ്റവും കൂടുതൽ അവർക്ക് ആരോഗ്യം ഉള്ളതെന്ന് പറയാ ഇപ്പൾത്തെ generation ഇപ്പൾത്തെ ഏർ വളർന്നു വരുന്ന തലമുറ വെള്ളം വ്യായാമം വെയിൽ കൊള്ളാറില്ല അതുകാരണം തന്നെ അവർ പലപല രോഗങ്ങളും നേരിടേണ്ടി വരുന്നു വളരെ നല്ലൊരു അഭിപ്രായമാണ് ശശി പറഞ്ഞിരിക്കുന്നത് ഈ ശശി പറഞ്ഞതനുസരിച്ച് വെയിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ വല്യൊരു പ്രാധാന്യമായ ഘടകമാണ് ഈ വെയിൽ കൂടി vitamin d vitamin c പോലുള്ള കാര്യങ്ങൾ നമ്മക്ക് കിട്ടും പക്ഷെ ഈ വെയിലന്ന് പറയുന്ന

ok ok so sorry ശശി sorry ശശി ശശിനോടെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ ഇപ്പൾത്തെ കാലത്ത് നമ്മൾ ശശി പറഞ്ഞ പോലെന്നെ ആൾക്കാര് ആഹ് സൂര്യ സൂര്യ light കൊള്ളണത് വളരെ അധികം കുറവാണ് ഈ സൂര്യ പ്രകാശം കൊള്ളാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയാൻ നേരം ഇപ്പൾത്തെ അവസ്ഥയിൽ ഈ കഠിന ചൂടിലെന്ന് പറയാൻ നേരം നാപ്പത്തൊന്ന് degree യൊക്കെയാണ് ഇപ്പളത്തെ ചൂട് പുറത്തെറങ്ങാൻ പറ്റോ പുറത്തറങ്ങാൻ നേരം ചൂട് കാരണം വന്ന് ആൾക്കാർ മരിക്കുകയാണ് അപ്പൊ ഈ ഈ സമയത്ത് താങ്കൾപറയുന്ന പറയാൻ നേരം നമ്മുടെ ഈ മനുഷ്യർ പുറത്തിറങ്ങി ഉച്ചക്ക് പണിയെടുക്കണെന്നാണോ നടക്കില്ല സോമ നടക്കില്ല പൊറത്തെറങ്ങി നമുക്ക് പണിയെടുക്കുന്നത് നടക്കില്ല ഇപ്പൊ സൂ സൂര്യ പ്രകാശം ഏറ്റ് എത്രപേർക്ക് പൊള്ളലുണ്ടാകുന്നുള്ള കാര്യം സോമനറിയോ പറയൂ സോമ

ഇപ്പൊ പറഞ്ഞാല് കാരണം സോമൻ ജനങ്ങളെ പറ്റി ആലോചിക്കുന്നത് ജനങ്ങള്ടെ ആരോഗ്യത്തെ പറ്റി സോമൻ സോമൻ്റെ കാര്യം മാത്രം സോമൻ സോമൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു മുറിക്കാതിരിക്കുന്നു food കഴിക്കുന്നു കിടന്നുറങ്ങുന്നു സോമൻ നടക്കാൻ പോകുന്നതിനുള്ളതിന് പോലും ഒരു ത് തെളിവില്ല സോമൻ സോമൻ്റെ ആരോഗ്യത്തിനെ പറ്റി അറിയോ സോമൻ സോ സോ സോമൻ cholestrol check ചെയ്യാറില്ല ഞാൻ ഈ ആധുനി എന്തു കൊണ്ട് ചെയ്യാറില്ല സോമൻ സോമൻ്റെ ആരോഗ്യത്തിനെ പറ്റി നമ്മുടെ ആരോഗ്യം നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഈ brain എടാ സോമാ അതൊക്കെ വെറും പൊട്ടത്തരാ പൊട്ടത്തരമാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയേ സോമൻന്റെ സോമൻ cholestrol sugar മാനിക്കാറുണ്ടോ ഇല്ല ഇല്ല ഇല്ല സോമൻ എന്തുകൊണ്ട് ചെയുന്നില്ല സോമൻ സോമൻ്റെ ആരോഗ്യത്തെ പറ്റി bothered യെ അല്ല സോമൻ സോമൻ്റെ ആരോഗ്യത്തെ പറ്റി bothered ആണ് പക്ഷെ സോമനീ ഈ വളരെയധികം നല്ല ചിലവ് ഒരു മര്യാദക്കുള്ള blood test ൻ നമ്മൾ ഇരുന്നൂർ രൂപ കൊടുക്കണം നമ്മി പാവപ്പെട്ട് രാത്രി മൊത്തം പണിയെടുത്ത് രാവിലെ മൊത്തം പണിയെടുത്തു ആകെ കിട്ടുന്നത് അമ്പത് രൂപ ആ അമ്പത് രൂപക്ക് വന്ന നിങ്ങൾ നാല് ദിവസത്തെപണിക്കുള്ള പൈസ

പറഞ്ഞാ മനസിലാവും സോമൻ പണിയെടുക്കുന്ന പൈസ ഉം സോമൻ്റെ ഭക്ഷണത്തിന് പോലും തികയുന്നില്ല ആ പൈസ സോമൻ സോമൻ്റെ ചോര check ചെയ്യണം ഏർ check എയ്യാൻ കൊട്ക്കണ്ടാകും ഇത് വളരെ ഒരു ഏർ ദയനീയാവസ്ഥയാണ് എനിക്ക് മനസിലാക്കാം കാരണംന്ന് വെച്ചെന്നാൽ നമ്മുടെ

കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലുതായിരുന്ന പ്രശ്നോന്ന് വെച്ച അവർക്കൊരു ഭക്ഷണ സാധനം വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ഷവർമ്മ കഴിക്കാനുള്ള പൈസയില്ല ആൽഫം കഴിക്കാനുള്ള പൈസയില്ല ഇതൊക്കെ കഴിച് ഇറങ്ങിയ അവർക്ക് protein കിട്ടിയേനെ പക്ഷെ ഇതൊന്നും കഴിക്കാനുള്ള പൈസ അവർക് കിട്ടുന്നില്ല എന്തുകൊണ്ട കിട്ടാത്തെ

അത് ജോലി ചെയ്യാനുള്ള ആരോഗ്യവർക്കില്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാവണമെങ്കിൽ ജോലി വേണം ജോലി വേണമെങ്കിൽ എന്തു വേണം

ഭക്ഷണം വേണെങ്കിൽ ആരോഗ്യം വേണം അപ്പൊ പ്രശ്ണ എന്താ

അപ്പീ ഭക്ഷണത്തിന് വേണ്ടി സർക്കാരെന്തു ചെയ്യു നമ്മ ഇപ്പ കാണ്ആ ഈ ജയിലിൽ കെടക്കണോർക്ക് മൂന്ന് നേരോം food പക്ഷെ വഴി പട്ടിണി കിടക്കണ കുടുമ്പോ പാവപ്പെട്ട വീട്ട്ക്കാർക്ക് ഒരു നേരം പോലും food ഇല്ല അതിനവർ ration ന്ന് പറഞ്ഞു കൊടുക്കുന്ന തുച്ഛമായ പൈസ അതിൽ പലതും ആൾക്കാർ വെട്ടിപ്പും തട്ടിപ്പും അടിച്ഛ് നടിച്ചിട്ട് കൊണ്ടുപോവും അതോടൊപ്പം തന്നെ ഈ പുള്ളേർക്ക് കിട്ടാനിള്ള പകുതി food പോലും കിട്ടണില്ല അതോടപ്പം തന്നെ ഈ ആരോഗ്യ pension ൽ ഇപ്പം നമ്മുടെ ഈ പുതിയ culture life style അനുസരിച്ച് പല രോഗങ്ങൾ cholestrol cancer മുതലായുള്ള രോഗങ്ങൾ ക്കൂടെന്നാണ് പക്ഷെ അതിനൊന്നും നമ്മ ഇവിടെ പുതിയ research centre ഒന്നും നമ്മുടെ ഈ സർക്കാർ നടത്തുന്നില്ല അത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്ക് എല്ലാരും അവര് വളരെ ഉന്നമതിയിലോട്ട് പോകെയാണ് നമ്മളിങ്ങനെ താഴ്ചയിലോട്ടും ആകെ നമ്മുടെ ഈ ഇന്ത്യയിൽ ആകെ ഒന്നോ രണ്ടോ സ്ഥലം മാത്രേ ഉള്ളൂ അങ്ങനത്തെ അത് എന്തുകൊണ്ടാണ്

പണ്ട് corona നടക്കുമ്പോ corona കാലത്തിനു മുമ്പ് ഞാനും എൻ്റെ അനിയനും അതായത് എൻ്റെ അനിയൻ ഒരു അനിയനും കൂടി ഒരു ഉം തോട്ടത്തിൻ്റെ side കൂടെ നടക്കേന്ന് ഒരു പാടം പാടന്നെന്നെ പറയാം പാടത്തിന്റെ വഴികൂടെ നടക്കായിരുന്നു corona സമയത്ത് മുമ്പ് അഹ് പാടത്തില് നിറച്ചും ചപ്പ് ചാവറായിരുന്നു അപ്പൊ അവിടെ കുളിക്കാ നീരാടാൻ വരുന്ന തരുണിമണികൾളെപ്പോഴും അവിടുത്തെ കൊളത്തിൽ കുളിക്ക്യാ കൊളത്തിൽ ആയിരുന്നു ഉടുപ്പ് അലക്കുന്നേ അവർക്ക് വേറെ ഹും വെള്ളം ലഭിക്കാനുള്ള വേറെ വഴില്ല കാരണം വെള്ളത്തിലെല്ലാത്തിലും അഹ് കലങ്ങിയ വെള്ളാണ് വരുന്നേ എല്ലായിടത്തും നോക്കിയാലും ഇതുപോലെന്നെ കലങ്ങിയതും മോശപ്പെട്ട വെള്ളോന്ന് അവർക്ക് അവിടെ കിട്ടണേ അവിട കുടിക്കാനുള്ള വെള്ളം ഭയങ്കര പാട അവരൊരു island ൻ്റെ നടുക്കാന്ന് താമസിക്കണേ island ൻ്റെ നടക്കാകുമ്പോ തോ island വെച്ചാ കൊറച്ച് വല്യയിൽ ഏർ ഒരു വ ഇത് പോലെയാണ് അപ്പൊ അതിൻ്റെ നടുക്ക് ഒരു തോട്പോലത്തൊരു സ്ഥലഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണിവർ കൊറച്ച് ആഹ് ധ്യാനങ്ങൾ അഹ് കർഷക കർഷകിക്കുന്നിണ്ടായത് അപ്പൊ ഞങ്ങളവിടെ ചെന്നു കൂടെ നടന്നു കൊറച്ചു സമയവിടെ ചെലവഴിച്ചു അത് corona സമയത്തിനു മുമ്പായിരുന്നു അപ്പൊ ഈ കലങ്ങിയ വെള്ളോ എല്ലാ ഇങ്ങനൊക്കെ ആർന്നു corona വന്ന ശേഷം ന നമ്മക്കിപ്പോ വീട്ടിന്നറങ്ങാനും എല്ലാത്തിലും ബുദ്ധിമുട്ടായിരുന്നല്ലോ ഓർമിണ്ടല്ല ഓർമിണ്ടല്ലോ സോമന് ആ സമയം ആഹ് അപ്പോൾ നമ്മളവിടെ ഇങ്ങന കുറച് കലങ്ങിയ വെള്ളാർന്നു റ്റ്ഞങ്ങൾ ഒരു വർഷെല്ലാരും അങ്ങോട്ടും വ മൊ പോവാണ്ട് വീട്ടിൽ തന്നെക്കിരിക്കായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ ആറുമാസം കഴിഞ്ഞപ്പത്തേക്കും lock down ഇളവൊക്കെ നമ്മക്ക് തന്നാർന്നു അതൊക്കെ ഓർമില്ലേ സോമന്

ആ ആസമയത്ത് ഞങ്ങളെല്ലാരും കൂടി ഹും ആഹ് ആ വയൽ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി വയൽ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അന്ന് കണ്ടത് ഞങ്ങളെ അൽഭുതപ്പെടുത്തതി കളഞ്ഞു എന്നുവെച്ചാ ഇത്രോം തെളിഞ്ഞ വെള്ളായിരുന്നു ഇത്ര നാലും കലങ്ങിരുന്നേ അന്നെനിക്ക് മനസ്സിലായെന്താന്ന് വെച്ചിട്ടിണ്ടെങ്കി നമ്മുടെ ഉപയോഗം കാരണ ആണ് വെള്ളം കലങ്ങുന്നതും നമ്മൾ കാരണാണ് എല്ലാ നശിക്കുന്നന്നും അത് കാരണാണ് അവിടെ അഴുക്കുകൾ കൂടിയേ അതു കാരണാണ് അവടെ ഉള്ള ആൾക്കാർക്ക് രോഗം കൂടിയെന്നാണ് എല്ലാരും പറയണേ അവിടെ corona വന്ന ശേഷം പനിയും വന്നിട്ടില്ല corona ക്കു മുമ്പ് പനികൾ മാത്രേ ഉണ്ടാർന്നുള്ളു

സോമന് പറയാനുള്ളത് ശുദ്ധ ജലം കിട്ടാനുള്ള സാധ്യത വളരെ അധികം കുറവാണ് നമ്മടെ ഈ നാട്ടിൽ എന്നു പറയാൻ നേരം ഇപ്പൊ മുക്കിന് മുക്കിന് factory ന്നീ factory നടക്കണേ എന്താണെന്ന് അവർക്ക് മാത്രേ അറിയാമ്പാടുള്ളൂ നമുക്കറിയാമ്പാടില്ല അതോടൊപ്പം തന്നെ ഈ ശുദ്ധജലം കിട്ട ശുദ്ധ ജലത്തി കൂടിയാണ് നമ്മുടെ കൊച്ചുങ്ങൾ വരണെ നീ ഒന്നീ ആലോചിച്ചോക്യെ ഗർഭിണിയായ അമ്മമാര് ഈ ചീന മാലിന്യ ജലോക്കെ കുടിക്കുന്ന അവർ അവർടെ പിള്ളേരെ കൊടുക്കും ആ പിള്ളേർക്ക് വരണ രോഗം അടുത്ത generation ൽ അടുത്ത തലമുറയിലേക്ക് വരുന്നു ആ തലമുറയിന്നു അങ്ങന അടുത്ത തലമുറ വരുന്നേ അങ്ങനെ തലമുറ തലമുറെ നമ്മുടെ മനുഷ്യൻ മാരുടെ കഴിവ് കുറഞ്ഞിരിക്കെണ് അങ്ങനെ കുറഞ്ഞ് പോയാൽ അവസാനം എന്തായിരിക്കും നടക്കണേ നമ്മുടെ മനുഷ്യൻമാർ ഈ ലോകത്തിന്ന് തന്നെ ഇല്ലണ്ടാവും അതിന് കാരണം ശുദ്ധ ജലം വേണം പക്ഷെ ശുദ്ധ ജലത്തിനു വേണ്ടി സർക്കാർ എന്തു ചെയ്യണെന്ന് നമ്മക് മനസിലാക്കാനുള്ള കാരണില്ല കാരണം ശുദ്ധ ജലോന്ന് പറഞ്ഞ പല പല അധികം അലമ്പായ സാധനങ്ങളാണ് സർക്കാർ കൊടുക്കുന്നത് ശുദ്ധ ജലത്തിനൊരു നല്ല വെലയുമില്ല പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ളന്ന് പറഞ്ഞാൽ ഒരു പാവപെട്ട ഒരു വെള്ളം കിട്ടാതെ ശനി ന്നു മരിച്ചു പോയ ആൾടെ കഥയെ കുറിച്ചാണ് എന്ന് പറയാൻ നേരം എൻ്റെ വീടിന്റടുത്ത് കുട്ടപ്പൻന്ന് പറഞ്ഞ ഒരാളിണ്ടായി കുട്ടപ്പൻ ഇങ്ങനെ വളരെ അധികം ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ താത്പര്യണ്ടായിരുന്നു പക്ഷെ യാത്ര ചെയ്യാനന്റെ ഒപ്പം അയാളൊരു

അത് തന്നെ അതെ ഇവൻ തങ്കപ്പൻ ചേട്ടൻ്റെ മരുമോൻ ശശിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓർമ അല്ലെ എനിക്കറിയണ നമ്മ നാട്ട്കാരാണല്ലോ സോമ ശേഖര ആ അത് ശരിയാ അതെ പോലെ തന്നെ ഇയാൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോണ സമയത്ത് ഇയാൾ daily രണ്ട് litre വെള്ളെല്ലും കുടിക്കായിരുന്നു അങ്ങനെ ഇയാൾ യാത്രയിറങ്ങി യാത്രയെന്ന് പറയാൻ നേരം himalayan country യിലൂടേം മണാലി കുണു മണാലി വഴി മണാലി പോവാനാന്നാട്ടാ ആഗ്രഹം അയാൾ ഇങ്ങനെ നടപ്പാതയിലൂടെ ചെയ്യാന്നാണ് വിചാരിച്ചെ പക്ഷെ അയാൾ എത്തി പകുതി ചെല്ലാം നേരം തന്നെ അയാൾ ചത്തു പോയി കാരണമെന്താണ് അയാൾടെ വെള്ളം കുടിക്കാനുളളയില് വെള്ളുണ്ടായിരുന്നില്ല അത് മലിനായ ജലായിരുന്നു പക്ഷേ പറണെ ഈ നിങ്ങ വിചാരിക്കും ഞാൻ പകുതി എത്തീന്ന് പറയാൻ നേരോ അയാൾ ഒരു മുന്നൂർ kilo meter ങ്കിലും സ സഞ്ചരിച്ചിന്ന് പക്ഷെ അയാൾ ഈ നാട് വിട്ട് അടുത്ത നാട്ടി പോ എവിടത്തെ വെള്ളം കുടിച് പത്തു minute ഉള്ളെന്നെ അയാൾ മരിച്ച് പോയി കാരണെന്താണീ മലിന ജലമാണ് മലിജല ജലമാണ് എല്ലാത്തിനും കാരണം നമ്മുടെ പാവപ്പെട്ടവർടെ ജീവിതം തന്നെ പോണത് മലിന ജലാണ് ഒരു ചെറിയ ജലം കൊണ്ട് ആൾക്കാർ മരിച്ചു പോന്ന് പറയാൻ നേരം നമ്മുടെ മനുഷ്യർടെ കഴിവ് നിങ്ങൾ ആലോചിച്ചോക്ക് നമ്മൾ എന്തോരം മാത്രം കുടിക്കുന്നു കുട്ടപ്പന കുട്ടപ്പൻ മരിച്ച കഥയൊന്നും ഞാൻ അറിഞ്ഞില്ല സോമൻ കുട്ടപ്പൻ്റെ കാര്യോ വളരെ ദയനീയപരമാണ് പക്ഷെ എനിക്കീ എനിക്കിപ്പോ ഈ കഥ പറഞ്ഞപ്പോ എനിക്ക് നമ്മൾടെ കേരളത്തിൻ്റെ ഹും ഉം നമ്മൾടെ കേരളത്തിൽ നമ്മടെ പ്രധാന മന്ത്രി അബ് ആഹ് ഏർ എന്താ പറയാ കേരളത്തിനെ പറയാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടാർന്നു സോമാലി ഓർമിണ്ടോ സോമാലി കേരളം സോമാലിയാണ്

അന്നു വെച്ചാൽ കേരളം ഒരു ദരിദ്ര ദരിദ്രം പിടിച്ച ഹും ഇതാണ് ഓ അത് പ്രധാന മന്ത്രി അല്ലെ പറഞ്ഞെ പ്രധാന മന്ത്രി ഭരിക്കുന്ന നാടിലെല്ലാം അത് തന്നെന്ന് അയാൾ ഭരിക്കുന്നോണ്ട് എല്ലാർക്കും ദരിദ്രായിരിക്കും അയാൾ വെറുതെ ചായ അടിച്ചോണ്ടിരിക്കണ സമയത്ത് കണ്ടപ്പോ നമ്മക്ക് ഇട്ട് അടിക്കെന്ന് അതാണ് സോമാ നമ്മുടെ പ്രധാന മന്ത്രി പക്ഷെ നമ്മൾ പ്രധാന മന്ത്രിനെ കുറിച്ച് നിങ്ങൾ പറയാൻ നേരം ഞങ്ങ കാര്യായിട്ട പറയുന്നേ വിചാരിക്കും പക്ഷെ തമാശക്കാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ bore അടിച്ചു നിങ്ങൾ bore അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെർതെ തമാശ പറന്നതാ പക്ഷെ എനിക്ക് പ്രധാന മന്ത്രിയെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് പ്രധാന മന്ത്രിയാ ഞങ്ങക്ക് ശുദ്ധ ജലമെല്ലാം തരുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കാൻ പോലും പറ്റിലായിരുന്നു പ്രധാന മന്ത്രി super ആ അപ്പൊ അഹ് പ്രധാന മന്ത്രി നമുക്ക് വേണ്ടി ചില കാര്യം ചെയ്യാണെങ്കി ആഹ് നമ്മുടെ road നന്നാക്കാനുള്ള തീരുമാനങ്ങൾ നമ്മടെ വെള്ളം നന്നാക്കാനുള്ള തീരുമാനങ്ങൾ നമ്മുടെ നമ്മുടെ നമ്മുടെ നടപാതകൾ വല്യൊരു നല്ലൊരു mission ആയിരുന്നു ആ mission കാരണം എത്ര എത്രേത്ര ഞങ്ങൾടെ സ്ഥലങ്ങൾ വൃത്തിയായി എത്ര അവിട ആഹ് മാലിന്യങ്ങൾ manage ചെയ്യാൻ പറ്റിന്നുള്ളയിനെ പറ്റി ഒരു പറയാൻ തുടങ്ങാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല

അതെ സോമൻ പറയാനുള്ളത്ന്ന് പറയാൻ നേരം സോമൻ ഒരു വളരെ നല്ലൊരു ചിന്തയിണ്ടായി കാരണെന്ന് പറയാൻ നേരം ഈ വെറും നമ്മുടെ സർക്കാർ മാത്രം നിന്നിട്ട് കാര്യുണ്ടോ നമ്മ ഈ വല്യ വല്യ പൈസ ഇണ്ടാക്കണ company നമ്മുടെ ഈ ആരോഗ്യ നു വേണ്ടി കഷ്ട്ടപെട്ടവർ അവര് പൈസ കൊടക്കണ്ടേ എന്നു പറയാൻ നേരം

തെരുവു നായികൾക്ക് വേണ്ടി അവരെ എടുത്തോണ്ട് പോയിട്ട് അവരെ എവിടേലും കൊണ്ടുപോയിട്ട് നമ്മടെ ഏർ ആരോഗ്യത്തിന് ഒരു പ്രേഷ്നമാണോ അത് സോമൻ പറയു സോമൻ്റെ ഹെ വാക്യ എനിക്കെക്യാ തെരുവ് നട്ട് നമ്മൾ തെരുവ് പട്ടികൾ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ അധികം അലമ്പാണ് കാരണോന്ന് പറയാൻ നേരം അവര് food കഴിക്കണത് hotel ഒക്കെ കൊണ്ട് വന്ന് hotel ഒക്കെ കൊണ്ട് വന്നിടുന്ന മലിനമായ food ആണ് അവരാ food കഴിച്ചു നമ്മളടുത്തിന്ന് വരാൻ നേരം നമ്മക്ക് ആ നമ്മക്കാ യീ air ഇ കൂടി വരണ രോഗ എന്തെക്കെയാണ് നമ്മുക്ക് പോലും അറിയാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ നമ്മുടെ ഈ കൈ വള്ളയിൽ നോക്കിയാൽ നമുക്ക് microscope കൊണ്ട് നമ്മടെ കൈ വെള്ളയിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മടെ കൈയിൽ എന്തൊക്കെ അഴുക്ക് ഇണ്ടെന്ന് ആ അഴുക്ക് കാണാതിരുന്നയിനെ നമുക് തോന്നും നമ്മുടെ കയ്യോട് നമുക് വെറുപ്പ് തോന്നും അപ്പൊ അങ്ങനത്തെ ഉള്ളെ ഈ നമ്മുടെ ഈ വെറും എപ്പഴും കഴുകണ ഈ കൈയിൽ എത്ര അഴുക്കുണ്ടെങ്കിലും ഈ വഴി കൂടെ നടക്കണ പട്ടികളുടെ മേത്ത് ഏന്തോരം അഴുക്കുണ്ടാകും നമ്മ അറിയാതെ ഞാൻ അവരെ തൊട്ട എന്തായിരിക്കും നമക്ക് പറ്റണത് അപ്പൊ ഈ പന്നികൾ എന്തോണ്ടാണ് മുസ്ലിങ്ങൾ ഹറാമായി പറയുന്നെ അത് എന്തുകൊണ്ടാ പറയാൻ നേരം പന്നികൾ ജീവിക്കുന്നത് വളരെ അധികം വൃത്തി ഹീനമായ സ്ഥലങ്ങളിലാ അവർ ചെളിയിലാണ് ജീവിക്കുന്നത് ഈ ചെളിയിൽ തട്ടിയ ജീവിതത്തിൽ തന്നെ അവർടെ മാംസത്തിന് വളരെ അധികം അഴുക്കുണ്ടാകും എന്ന് പറയാ നേരം നമ്മ നിക്കണ സ്ഥലമാണല്ലോ നമ്മളെ ഇണ്ടാക്കുന്നേ എന്ന് പറയാൻ നേരം നമ്മളെപ്പോഴും ചെളിയാണേൽ നമ്മളും ചെളിയായിരിക്കും അപ്പൊ ഈ പട്ടി പന്നി എപ്പോഴും ചെളി ആയോണ്ട് അവരുടെ മാംസവും ചെളി ആയിരിക്കും ആ ചി പിന്നെ എനിക്ക് പറയാനുള്ളന്താ പന്നികളെ കുറിചാണെല് വളരെ അധികം കാര്യുണ്ട് ഈ പന്നി അതെ പോലത്തെയുള്ള സാധനങ്ങൾ കഴിക്കാൻ നേരം അതിന്റകത്ത് ചീത്ത cholestrol ഉം ചീത്ത meat ഉ ആണ് അയിന്റകത്ത് മിക്കപ്പോഴും നമ്മ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മാത്രമേ അത് കഴി കഴിക്കാൻ പാടുള്ളു ഇല്ലാണ്ട് കഴിച്ചാൽ നമ്മുടെ ദഹനീയ ഒരു ഓർക്കാനത്തിനു വരേം വളരെ അധികം കുറ്റമുണ്ടാകും എന്ന് പറയാൻ നേരം എനിക്കടുത്ത പറയാനുള്ളത് ഈ corona എ ഈ corona ഈ mobile phone ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ ബാധിക്കും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ബലമാണോ തരുന്നേ അല്ല നല്ല ചീത്ത ബലമാണോ വരുന്നേ അതോടൊപ്പം തന്നെ

നമ്മൾ അഹ് covid vaccine എടുത്ത കാര്യം എല്ലാർക്കും അറിയാ ഞാൻ മൂന്ന് dose vaccine എടുത്തായിരുന്നു ഒരെണ്ണം എടുത്ത ശേഷം രണ്ട് മാസം നീട്ടി വെച്ചാണ് രണ്ടാമത്തത് എടുത്തേ അത് ശേഷം ഒരു ആറു മാസത്തിന് ശേഷമാണ് ഞാൻ ൻ്റെ മൂന്നാമത്തെ vaccine എടുക്കുന്നെ vaccine നുകൾ മൂന്നു തരം dose one dose two അങ്ങനൊക്കെയാണ് ശശി എന്നിട്ട് മൂന്നാമത്തെ dose വരുന്നത് കൊറച്ചും കൂടി അഹ് എന്താ പറയാ പ്രധിരോധ ശക്തി കൂട്ടാനുള്ള dose ആയിരുന്നു വന്നേ ആദ്യത്തെ dose എടുത്തു എൻ്റെ കൊറേ കൂട്ടാർക്ക് പനി പിടിച്ചു എനിക്ക് പനി പിടിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചും കൂടി ആരോഗ്യ ശേഷി കൂടിയുള്ളൊരു വ്യക്തിയാണെന്ന് അപ്പൊ ഞാൻ രണ്ടാമത്തെ dose ന് പോയി എനിക്ക് പനി പിടിച്ചില്ല കരാണം മനസിലായി എൻ്റെ ആരോഗ്യം എനിക്ക് ഭയങ്കരയിട്ടുണ്ടെന്ന് അത് എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കുവാ ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് കഴിവുള്ളത് അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം ഞാൻ മൂന്നാമത്തെ vaccine എടുത്തു അപ്പളാണ് വീണ്ടും എനിക് പനി വന്നില്ല എനിക്ക് അതിന്ന് മനസ്സിലായത് വെച്ചാൽ ഈ vaccine എടുക്കുമ്പോ പനി വരുന്നവർക്കാണെങ്കിൽ പ്രതിരോധ ശക്തി കുറവും vaccine എടുക്കുമ്പോ പനി വരാത്തവർക്ക് അത് തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്ന്നാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി hostel ആണ് നിന്നത് hostel നിന്ന ശേഷം എനിക്ക് ആഴ്ചയിൽ രണ്ട് ഒരു മാസത്തിൽ രണ്ടു പ്രാവശെങ്കിലും പനി വരും ഞാൻ എപ്പോഴും എന്നിട്ട് എന്ത് പറയാ ഞാൻ എപ്പഴും chicken ഒക്കെ കഴിക്കും protein കിട്ടാൻ വേണ്ടിക്ക് protein കിട്ടാൻ വേണ്ടി chicken ഇത് പക്ഷെ എനിക്ക് പല വൃക്ഷാദികൾ കിട്ടാത്തൊണ്ട് ഞാൻ എപ്പോഴും chicken ഉം പിന്നെ പരിപ്പും മറ്റേ കഴിക്കാൻ നോക്കും പക്ഷെ നമുക്കെപ്പോഴും ഈ chicken ഉം ഉം beef ഉം കിട്ടണോണ്ട് മാത്രം എനിക്കെന്ത് പറയുക എനിക്ക് നമ്മുടെ വൃക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു പൂതി വളരെ കൂടുതലായിരുന്നു ആ സമയത്ത് അപ്പൊ ഈ covid vaccine എടുത്ത ശേഷം എൻ്റെ ആരോഗ്യ നില എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി പക്ഷെ ഈ പനികൾ വരുന്നെ എന്തു കൊണ്ടാണ് എനിക്ക് മനസ്സിലാവത്തെ വെച്ച നമ്മുടെ നാട്ടിലിങ്ങന ഓടി നടക്കുന്ന virus ലെ വ്യാപിചെം കാരണം മാലിന്യമായിരിക്കു രണ്ടാമത്തത് വെള്ളം മൂന്നാമത്തത് അവരുടെ ഭക്ഷണ രീതി നാലാമ അഞ്ചാമത്തത് ഏർ നമ്മുടെ പേടി അപ്പോ താങ്കൾ ആലോചിക്ക എന്തുകൊണ്ടാണ് പേടി രോഗങ്ങൾ കൊണ്ട് വന്നെ നമ്മുടെ ഈ ഏറ്റവും വലിയ രോഗ ക്ഷണി ക്ഷണിക്കുന്ന ഒരു സാധനംന്ന് വെച്ച നമ്മടെ പേടിയാണ് നമ്മളിപ്പോ നമ്മടെ മനസ്സിനോട് പാറയാണ് നമ്മക്ക് ഒരു രോഗം വരില്ലെന്ന് അപ്പോൾ നമ്മടെ body യിലുള്ള ആ

ഈ രോ കിടാണുക്കളെയെല്ലാം സഹിച്ചേ നിക്കു അപ്പോൾ നമ്മക്കാ positive energy എവിടുന്നെങ്കി കിട്ടാൻ വേണ്ടി ആണേലും സ്നേഹം വേണം വേണോന്നുണ്ടെങ്കി അതിന് സന്തോഷുള്ളൊരു family വേണം സന്തോഷുള്ളൊരു family വേണെങ്കി അവർക്ക് ആരോ ആരോഗ്യം നന്നായാലിണ്ടാവണം അവർടെ ആരോഗ്യം നമുക്കെപ്പോഴും ബാധകമാണ് ഒരു കുടുംബം നന്നാവണോ കുടുംബത്തിനും സന്തോഷത്തോടെ ഇരിക്കണെങ്കി അവർക്കെല്ലാവർക്കും നല്ല ആരോഗ്യ സ്ഥിതി വേണം

ഭയങ്കര വിഷമാ വിഷംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

മുപ്പ second ഉം കൂടി

ഈ വിഷംന്ന് വെച്ചാ കഴിക്കാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞാഴ്ച എന്നെ ഒരു തക്കാളി വിഷം കഴിഞ്ഞാഴ്ച്ച അല്ല ആറുമാസം മുമ്പത്തെ ഒരൊരു കഥ പറയാം ഞാൻ നാട്ടിലൂടെ നാട്ടിലെ എന്താ പറയാ ചന്തയിലൂടെ നടക്കായിരുന്നു അപ്പോ അവിടെ ഞാൻ നോക്കുമ്പതെക്കും നല്ല ചൊമ ചോമാന്നിരിക്കുന്ന നിൽക്കുന്നു തക്കാളി

സോമശേഖരാ എൻ്റെ വീട്ടിലു വന്ന് ഒരു കിലോ വാങ്ങിച്ചത് സോമശേഖരന് ഒന്ന് ഓർമയുണ്ടോ ya എനിക്കോർമിണ്ട് എനിക്കൊരമിണ്ട് ഇനി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ

ജീവിക്കണത് ആ പരിസരത്തല്ലെ hostel

ഓ അപ്പാ വേറെ ശശിയായിരിക്കും ആ സ്ഥലത്തു ജീവിക്കണേ അപ്പൊ ഈ ബ്രഹ്മപുരത്ത് ഈ മാലിന്യം വരണ കാരണം അവിടെ എന്ന് പറയാൻ നേരം ഒരാഴ്ചയിങ്ങനെ കത്തി പിടിച്ചു ആ കത്തി പിടിച്ച സമയത്ത്

ആരും മരിച്ചില്ല ദൈവം സഹായത്തിന് പതിനഞ്ചാൾ മരിച്ചിന് നിയാ പത്രം നോക്ക് പത്രത്തി കണ്ടതാ മരിച്ചെ

ഉം വ വായു തർണം അതാണ് ഞാൻ പറഞ്ഞ് വരുന്നത് നിങ്ങൾ ഞാൻ പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാ okay സോമശേഖരൻ താങ്കൾ പറയു ശശിനോടെനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ നേരം ഇങ്ങനെ കത്തിച്ചു പറയാൻ നേരം ഈ പൊക ഉള്ളിൽ ഈ പൊക ഒക്കെ നമ്മടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കെട്ടികിടക്കും ആ പൊകയിൽ കുടെ നമീ പാവപെട്ട ഈ ഗർഭിണികളുടെ ഈ ഈ പൊക വലിച്ച നേരം മലിനമായ പൊക ശ്രെദ്ധിക്കാതിരുന്ന എന്താ ഈ പറ്റണെ അവർടെ കൊച്ചുങ്ങൾക്ക് asthma cancer അതെ പോലെത്തുള്ള ചീത്ത രോഗങ്ങൾ എന്നു പറയാൻ നേരം മാറാ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതോടപ്പം തന്നെ ഈ വളർന്നു വരുന്നരുന്ന കൊച്ചുങ്ങൾക്ക് എന്തായിരിക്കും പറ്റണെ അവർ അവരുടെ ഹൃദയോം അവരുടെ lungs ഉം ഇങ്ങനത്തെ കാര്യത്തിനോടന്നും നിക്കാൻ പറ്റാത്തോണ്ട് അവർക്ക് പല പല പുതിയ രോഗങ്ങൾ വരും അതോടപ്പം തന്നെ ഈ vaccine ഈ covid vaccine എടുത്തിനാ അതിനെ കുറിച്ചെനിക്കി പറയാനുള്ള നേരം ഈ cowin vaccine എടുത്ത് കഴിഞ്ഞിട്ട് പല അതികാളുടെയും പ്രതിരോധ ശേഷി കുറയുന്നുണ്ട് കാരണമെന്താണ് ചിലവർക്കാ vaccine ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ നേരം എന്റെ കൂട്ടുകാരെന്ന് പറയാ നേരെന്താ അവൻ രണ്ടാമത്തെ vaccine എടുത്തു രണ്ടാമത്തെ vaccine എടുത്തു കഴിഞ്ഞിട്ട് അല്ല vaccine എടുത്തു കഴിഞ്ഞു എന്നിട്ടു പ്രശ്നമുണ്ടായി എന്നീട്ടാനൊരു പ്രാവിശ്യം corona വന്നു ഈ corona വന്ന് കയ്‌നിട്ടാ അവൻ്റെ blood ഇൻ മൊത്തം പ്രേഷമായി അവൻ്റെ blood മൊത്തം കൊളായി food കഴിക്കാൻ പറ്റില്ല അങ്ങനത്തൊരു അവസ്ഥയായി

സോമനിപ്പോ vaccine നെ പറ്റി പറഞ്ഞപ്പോളാണ് എൻ്റെ തലയിലൊരു question ചോദിക്കണോന്ന് എനിക്ക് സോമനോട് തോന്നി ഈ ഈ ചോദ്യത്തിന് സോമൻ ഒരു ആലോയ്ച് വളരെ വ്യക്തമായൊരുത്തരം തന്നെയാണെങ്കിൽ സോമന് ഞാൻ ഒരു കാര്യം പറഞ്ഞരാ okay okay പറഞ്ഞോളൂ നമ്മൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയപ്പെടുന്നതെന്തിന് വേണ്ടിയാ

വളരെ നല്ലൊര് answer ആണ് സോമൻ അപ്പോ ഞാൻ ഭക്ഷണത്തിനെ പറ്റി ഒരു കഥ പറയാ

എതാ നമക്ക് അടുത്തതവണ നമുക്ക് ആരോഗ്യത്തെ കുറിച്ച് പറയാം

എന്നാ ആരോഗ്യത്തിനെ കുറിച്ചെനിക്ക് അടുത്ത കാര്യം പറയാനുണ്ട് എന്നാ നമക്ക് ആരോഗ്യത്തെ പെറ്റി പറയണ്ട നമ്മക്കങ് ആരോഗ്യത്തിന്റെ ഇത് ഗുണങ്ങളെ പറ്റി പറയാ

daily മുപ്പത് മണിക്കൂറല്ല daily മുപ്പത് minute നമ്മ ഓടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ അധികം പ്ര വളരെ അധികം ഉന്നമതികൾ ഉണ്ടാകും അതോടപ്പം തന്നെ നമ്മ ഈ നമ്മടെ ശരീരത്തെ നമ്മൾ സൂക്ഷിച്ചാ നമ്മടെ mental health നെയും ശരീരം സൂക്ഷിക്കും അതന്ന് പറയാ നേരാ ആ ഇത് പറയാനേരം എനിക്ക് ശശിനോട് ഒരു കാര്യം ചോയ്‌ക്കാനുള്ളത് നമ്മുടെ ഈ mental health ഉം ഈ physical health ഉം തമ്മിലുള്ള ബന്ധം എന്താണ് താങ്കൾ വളരെയധികം ബുദ്ധിയുള്ളതും വളരെ അധികം കഴിവുള്ളആൾക്കാരാണല്ലോ ശശി പറയുക ശശി സോമൻ mental health എന്നു വെച്ചാൽ നമ്മുടെ തലച്ചോർ നമ്മുടെ ആരോഗ്യമായി നല്ല ബന്ധുണ്ട് നമ്മുടെ തലച്ചോർ വളച്ചാലേ നമ്മടെ work ചെയ്താലേ നമ്മടെ ഓരോ body ക്കും നമ്മടെ നമ്മടെ ഉള്ളിലെ നരമ്പുകളാണ് നമ്മടെ ആഹ് body യെ പ്രവർത്തിപ്പിക്കുന്നെ അപ്പോ നമ്മള് തലച്ചോറായിരിക്കും നമ്മടെ നെ നര ഏർ നരമ്പുകൾക്ക് ഏർ signals കൊടുക്കുന്നെ ഇങ്ങനെ പറ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുവ അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യ് ഇങ്ങന ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട നീ ചെയ്യൂ ന്നക്കെ പറയണെ അതെങ്ങനിണ്ട്

അപ്പം നമ്മള് ഇങ്ങനങ്ങനെ ചെയ്യാ ചെയ്യണോന്നുണ്ടെങ്കി നമ്മൾ തലചോറും മര്യാദക്ക് പ്രവർത്തിക്കണം അതിന് തലച്ചോർക്ക് വേണ്ട ഏറ്റവും നല്ല food ഏതാ ഏതാന്നറിയാവോ

ആഹ് പിന്നെന്താ പറയാ ഉം മറ്റേ ക അണ്ടി പരിപ്പ് ഇതുപോലത്തെ ബദാം പിസ്ത ഇത് പോലത്തെ food കൾ നമ്മടെ തലച്ചോറിന് നമ്മൾ ഇടക്കിടക്കെ കൊടുക്കണം ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് എന്തായാലും ഏർ കഴിച്ചാല് എപ്പോളും കഴിച്ചാ cholestrol വരും അപ്പൊ അത്കൊണ്ട് നമ്മൾ cholestrol നിയന്ത്രിക്കുന്ന case ല് നമ്മൾ ഇടക്കിടക്ക് hospital ഒക്കെ പോണെ നല്ലതാ hospital cash ഒക്കെ ചിലവാ

ശശി എനിക്ക് ശശിനോട് ഒരു കാര്യം പറയാനിണ്ട് ശശി ശശിനോർമിണ്ടല്ലോ എനിക്ക് എൻ്റെ കുടുംബത്തിൽ പത്തു പേരാണുള്ളത് അതിൽ ഒരാളെന്നു പറഞ്ഞാലെ cancer രോഗിയും ഒരാൾ കുഷ്ട്ട രോഗിയും

വെഷ്മെനിക്ക്‌ മനസ്സിലായി ഞാൻ donation തരുന്നതാണ് സോമൻ വേറെ കഥ പറയു ഞാൻ പറയാ അങ്ങനെ ചോയ്ക്കാനിക്ക് daily കിട്ടണോ പൈസ അമ്പത് രൂപ ഈ cancer ഉള്ള പല രോഗിയുള്ളോർക്ക് ഞാൻ എങ്ങനെ വെച്ച് പൈസ കൊടുക്കും അവരെ എങ്ങനെ ഞാൻ നോക്കും ക്ഷെ അവരെ കാണാനെനിക്ക് കരച്ചിലാ വരുന്നേ എനിക്കൊരു രോഗം വന്ന എൻ്റെ ഞങ്ങടെ ഒരു കുടുംബത്തിലെ കാര്യന്തേയും എന്നിലാണ് എൻ്റെ കുടുംബം നിക്കുന്നത് അപ്പൊ ഈ എനിക്ക് പറയാനുള്ളത് ന്നു പറയാൻ നേരം ഈ സർക്കാർ നമ്മടെ ഈ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനിണ്ട്‌ അവർ ന്ന് പറയാൻ നേരം free ആയിട്ട് മരുന്ന് കൊടുക്കുന്നു പറയിണ്ട് പക്ഷെ അവർ മിക്കതായിട്ടു അവർ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അന്നേരം നമുക്ക് മനസിലാവുംന്ന് പറയാൻ നേരം അവിടുന്ന് കിട്ടണ ഒരു മരുന്നും ആ സർക്കാർ ആശുപത്രിൽ കിട്ടില്ല നമ്മ പുറത്തു പോയി വാങ്ങണം ഒരു പുറത്തു പോയി വാങ്ങാൻ മരുന്ന് പറയാൻ നേരം ആയിരം രൂപ ആയിരം രൂപ കിട്ടണെങ്കിൽ ഞാൻ മുപ്പതോ ഒരു ആറുമാസെങ്കിലും പണിയെടുക്കണ്ടി വരു ആയിരം രൂപ കിട്ടാണെങ്കിൽ അപ്പൊ എൻ്റെ അവസ്ഥ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും ഞങ്ങടെ കുടുംബം എങ്ങനെ ജീവിക്കും

ഏർ സന്ദർഭങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രധാന മന്ത്രിയുടെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട് അതിൽ താങ്കൾ പങ്കുചേരുക സമു സന്തോശിക്കാ പ്രധാന മന്ത്രി അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്തിനാ എനിക്കറിയാം പക്ഷെ ഈ പ്രധാന മന്ത്രി ഇങ്ങത്തെ നല്ല കാര്യങ്ങൾ ചെയ്യൻ ഒരാൾക്കാർ അറിയുന്നില്ല ഈ കാര്യങ്ങൾ അറിയുന്ന വളരെ തുച്ഛമായ ജനങ്ങളാണ് എന്നെ പോലുള്ള പാവപ്പെട്ടവർ ശശിയും എന്നെ പോലെ പാവപെട്ടവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു

അഹ് ഈ സോമൻ എൻ്റെയും അവസ്ഥ കാണാൻ നേരം എൻ്റെ അവസ്ഥകൾക്ക് വരാനുള്ള കാരണെന്താണെന്നാണ് ശശിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയൊന്നും